എത്തീട്ടുള്ളവരൊക്കെ ഒരു ഹായ് miss പറഞ്ഞെ. ഒരു good evening Miss ഹായ് Miss ഒക്കെ പറഞ്ഞേ. Miss നോക്കട്ടെ? ആരൊക്കെ എത്തീട്ടുണ്ടെന്ന് നോക്കട്ടേ? അപ്പോ Miss നമ്മള് തമ്മില്‍ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ Miss ഇന്‍റെ class ഇല് എന്‍റെ class ഇല്‍ ആദ്യായിട്ട് വരുന്ന മക്കളാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം പേര് എഴുതിയിടണം. Miss ഞാൻ ഇന്ന ആളാണെന്ന്, എന്‍റെ പേര് ഇന്നതാണ് Miss എന്നൊക്കെ പറഞ്ഞ് പേര് എഴുതിയിടൂല്ലേ. എല്ലാവരും പറഞ്ഞേ ഒരു ഹായ് miss പറഞ്ഞേ. ദര്‍ശന കുട്ടി റയിസ് കുട്ടാ, ദര്‍ശന കുട്ടീ, ഐഷ കുട്ടീ, റിന്‍ഹ കുട്ടി, ശ്രീവിദ്യ കുട്ടി എല്ലാവര്‍ക്കും good evening. ദീപക് hello ദീപക്, ദര്‍ശന എല്ലാവര്‍ക്കും good evening. ഹായ്, അപ്പോ ആദ്യായിട്ട് വരുന്ന മക്കൾ എല്ലാവരും എന്ത് ചെയ്യണം? Miss ഞാൻ ഇന്ന ആളാണ് I am ദര്‍ശന, അല്ലേ I am റയിസ് എന്നൊക്കെ പറഞ്ഞിട്ടു എന്ത് ചെയ്യണം? മക്കള് പേരിടണം okay ആണോ? set ആണോ? Hello അഖിലൂട്ടാ, okay ഇസ കുട്ടി എല്ലാര്‍ക്കും ഹായ്. എല്ലാര്‍ക്കും good evening എല്ലാരും school ഇല്‍ ഒക്കെ പോയിട്ട് food ഒക്കെ കഴിച്ചിട്ട് വന്നിരിക്കുവാണോ മക്കളേ? ആഹ് ശ്രീഭദ്ര കുട്ടി, hello ശ്രീഭദ്ര കുട്ടി, അന്‍സിക കുട്ടി, സാന്ദ്ര കുട്ടി ആരാധ്യ കുട്ടി, ഹാദി, നീമ, അമ്മുകുട്ടി, എല്ലാര്‍ക്കും ജെസ, നിമ എല്ലാര്‍ക്കും ഹായ്. എല്ലാരുടെയും message miss കാണുന്നുണ്ട്. അഞ്ജന കുട്ടി, hello അഞ്ജന കുട്ടി oOkay അപ്പോ എല്ലാവരും എന്ത് ചെയ്യണം? ഇതുപോലെ വന്നിട്ട് ഹായ് miss, hello miss എന്നൊക്കെ പറയണം. അപ്പോ എല്ലാരും പഠിക്കാൻ ready ആയിട്ട് ഇരിക്കുയാണോ? ഉഷാറായിട്ട് ഇരിക്കുയാണോ? അപ്പൊ

okay ആദി hello, hello ആദിത്യന്‍. ആരാധ്യ കുട്ടി, hello, good evening, good evening, okay. അപ്പോ മക്കളേ നമ്മള് കഴിഞ്ഞ class ഇൽ എന്താ നോക്കി കൊണ്ടിരുന്നത്? ഏത് chapter ആണ് the wonder world of birds അഥവാ പക്ഷികളുടെ കൗതുക ലോകം എന്നു പറയുന്ന chapter അല്ലേ നമ്മൾ നോക്കികൊണ്ടിരിക്കുന്നത്. ആഹ് chapter ഇൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ? കൊറേ കാര്യങ്ങള്‍ കണ്ടു അല്ലേ? നമ്മള് കുറെ pictures ഒക്കെ കണ്ടില്ലേ? നമ്മള് കുറെ കുറെ പക്ഷികളുടെ birds ഇന്‍റെ pictures ഒക്കെ നമ്മള് കണ്ടല്ലേ? പിന്നെ നമ്മള് എന്തൊക്കെ കണ്ടു? കുറേ എന്താണ് specialities എന്നൊക്കെ കണ്ടു. നമ്മള് കുറേ കഥയും പാട്ടുമൊക്കെ പാടീല്ലേ? കള്ളി കുയിലിന്‍റെ കഥയൊക്കെ പറഞ്ഞില്ലേ? hello അഞ്ജന കുട്ടീ hello അംരീഷ് Okay. അപ്പൊ നമ്മള് കുറെ കഥകൾ ഒക്കെ പറഞ്ഞു. പാട്ടൊക്കെ പാടി ഇരിക്കുയാണ് അല്ലെ? അതിന്‍റെ ബാക്കി അതേപോലെ തന്നെ പഠിക്കാൻ മക്കൾ ready ആണോ ready ആണോ

Miss ഭയങ്കര ഇഷ്ടാണ് നിങ്ങളെ. Okay ആണോ? നല്ല energy ഉള്ള പിള്ളേരാണ്. അപ്പൊ I am ready ദാ വന്നു ready okay I am ready, ready എന്ന് കുറെ പേർ പറയുന്നുണ്ട്. hello നിഹാ, മെസ്വിന്‍ hello okay Ready ആണല്ലേ? എല്ലാവരുടെയും ready miss ഇന് കണ്ട് miss ഇന് സന്തോഷായി. എല്ലാവരും ready ആണ്. അപ്പോ നമ്മൾ start ചെയ്യുവാണേ, ദാ നോക്കിയേ. ആഹ് ഇവിടെ ഒരു കുട്ടീ ഉണ്ടല്ലേ? ഈ കുട്ടിക്ക് നമ്മക്ക് ആരുടെ പേരിടണം? ആരുടെ പേരിടണം? ഈ കുട്ടിക്ക് എന്ത് പേരിടണം? ആരുടെ പേരിടണം? പറയ് miss നോക്കട്ടെ ഇതിന് ആരുടെ പേരിടണം? Okay ഇതിന് നമ്മക്ക് അപ്പുകുട്ടന്‍ എന്ന് പേരിടാം അല്ലെ? അപ്പുകുട്ടന്‍ എന്ന് പേരിടട്ടെ? Hello അബീന. hello ഷെഫ, ഇഷ, ഷാമില്‍ Okay ഇതിന് നമ്മൾ അപ്പുകുട്ടന്‍ എന്ന് പേരിട്ടു. ഇത് നമ്മളുടെ അപ്പുകുട്ടന്‍ ആണേ. ഇത് നമ്മുടെ അപ്പുകുട്ടന്‍ ആണ്. അപ്പുകുട്ടന്‍റെ കയ്യിൽ എന്താ ഉള്ളേ? അപ്പുകുട്ടന്‍റെ കയ്യിൽ രണ്ട് സാധനങ്ങള്‍ സാധനങ്ങള്‍ ഉണ്ടല്ലോ? ഒരു കയ്യിൽ എന്താ? ഒരു കൈയില് ചൂണ്ട ഉണ്ട്, അല്ല? മറ്റേ കൈയില് എന്താ ഉള്ളേ മറ്റേ കൈയില് fish ഉണ്ടല്ലേ? അപ്പൊ അപ്പുകുട്ടന്‍ എന്ത് ചെയ്യുവാണ്? അപ്പുകുട്ടന്‍ ചൂണ്ടയിടാന്‍ പോവുകയാണ് അല്ലെ? അപ്പുകുട്ടന്‍ ചൂണ്ട ഒക്കെ ഇട്ട് fish ഇനെ ഒക്കെ പിടിച്ചിരിക്കുവാ. അപ്പുകുട്ടന് fish വേണംന്ന് തോന്നിയപ്പോ അപ്പുകുട്ടന്‍ എന്ത് ചെയ്തു? നേരെ ചൂണ്ട ഇട്ടു. അല്ലേ? നിങ്ങൾക്ക് fish fry ഒക്കെ ഇഷ്ട്ടാണോ? fish കഴിക്കാൻ ആഗ്രഹം ഉള്ളപ്പോ നിങ്ങൾ അച്ഛനോട് ഒക്കെ പറയും അല്ലേ? അച്ഛാ മീന്‍ വറുത്തത് വേണം എന്നൊക്കെ പറയുമ്പോ അച്ഛൻ വാങ്ങീട്ട് വരില്ലേ?

ഇങ്ങനെ ഒക്കെ ചെയ്യാൻ പറ്റും ഇല്ലെ? അപ്പോ അങ്ങനെയാണെങ്കില്‍ നമ്മടെ birds ഇന് ഇതൊക്കെ പറ്റുമോ മക്കളേ?

ആഹ് അവർക്ക് ഈ straw യുടെയും ചൂണ്ടയുടെയും ഒന്നും ആവശ്യമില്ല. ഓരോ birds നും, ഓരോ പക്ഷിക്കും അവർ എന്താണ് കഴിക്കുന്നത്, അവരുടെ ജീവിത സാഹചര്യം എന്താണോ? അതനുസരിച്ചുള്ള physical features ഉണ്ടാവും.

അതനുസരിച്ചാണ് അതിന്‍റെ ഓരോരോ ശരീരത്തിന് അതിന്‍റെ പ്രത്യേകതകൾ ഉണ്ട്. അങ്ങനെ കുറച്ചാൾക്കാരെ നമുക്ക് പരിചയപ്പെടാം.

ഇതിന് നമ്മൾ മണൽ കോഴി എന്ന് പറയും. എന്താ? മണൽ കോഴി മണൽ കോഴി ആണ് ഇത് നമ്മുടെ മണൽ കോഴിയുടെ പ്രത്യേകത എന്താ? മണല്‍ കോഴിയുടെ പ്രത്യേകത എന്താന്ന് നോക്കിയേ. ആഹ് മണൽ കോഴിക്കിങ്ങനെ നീണ്ട വളഞ്ഞ ചുണ്ടാണുള്ളത് മണല്‍ കോഴിക്ക്, ഈ മണൽ കോഴി നമ്മുടെ

മണലിന്‍റെ എടയിലോക്കെ ഓടി കളിക്കുന്ന ജീവികള്‍ ഇല്ലേ?

മനസ്സിലായോ? ആഹ് നമ്മുടെ ദര്‍ശനകുട്ടി പറഞ്ഞു long curved ആയിട്ടുള്ള beak ആണ്. Very good ദര്‍ശനകുട്ടി long curved ആയിട്ടുള്ള beak ആണ് നമ്മുടെ മണൽ കോഴിക്കുള്ളത്. കണ്ടോ അപ്പൊ അതിന് എന്താണോ അത് ഭക്ഷണം കഴിക്കുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അതനുസരിച്ച് ഉള്ള പ്രത്യേകതകൾ അതനുസരിച്ചു ഉള്ള ചുണ്ടുകൾ ഒക്കെ അതിനുണ്ട്. അടുത്തതാരാണ്? നമ്മുടെ Humming bird ആണല്ലേ? മക്കള് കണ്ടിട്ടുണ്ടോ Humming bird ഇനെ Humming bird ഇനെ കണ്ടവരുണ്ടോ? ഒണ്ടോ? കാരണം നമ്മുടെ Humming bird നെ കണ്ടവരുണ്ടോ miss ഒരു hair പറയുമോ അഥീന കുട്ടി, ദേവന കുട്ടി ഹായ്, hello hai ഒക്കെ പറയാം miss എത്ര വേണേലും hair പറയാം okay അപ്പൊ നോക്കിക്കേ? Humming bird ഏതാണ് ചെറിയ ഒരു

ഇങ്ങനെ ചിറകിട്ടടിച്ച് ചിറകിട്ടടിച്ചാ പറക്കാ. Humming bird എന്താ കഴിക്കുന്നേന്നറിയോ? ചെടികളിലെ ചെറിയ bird ആയതുകൊണ്ട് ചെടികളിലുള്ള ചെറിയ ചെറിയ തേനൊക്കെ മതി അതിനു വയറു നിറയാന്‍. അപ്പോ ഈ തേനൊക്കെയാണ് നമ്മുടെ Humming bird കഴിക്കാ. അപ്പോ നമ്മളെ പോലെ straw ഉണ്ടോ humming bird ഇന്?

straw വേണ്ട. അതിന് honey ഇങ്ങനെ കുഴലുപോലുള്ള ചൂണ്ടുകളും ഒണ്ട്. കണ്ടോ? ഇതുപോലെ കുഴലുപോലുള്ള ചൂണ്ടുകളും ഒണ്ട്. അതിന് എന്തു കഴിക്കാന്‍ പറ്റും? Honey കഴിക്കാന്‍ പറ്റും. Okay യാണോ? അടുത്തതാരാണ്? നമ്മുടെ wild duck ആണ് നമ്മുടെ കാട്ടുതാറാവാണ്. എന്താണ്? കാട്ടുതാറാവ്. കാട്ടുതാറാവ് നമ്മുടെ wild duck ആണ് അല്ലേ?

ഗുണ്ടുമണിയാണല്ലേ ആഹ് താറാവ്, ആഹ് താറാവിന് പറക്കാന്‍ പറ്റോ? ഒത്തിരി ദൂരമൊന്നും പറക്കാന്‍ പറ്റില്ലാല്ലേ. അതിനാ ഗുണ്ടുവായത് കൊണ്ട് അതിനു പറക്കാന്‍ പറ്റില്ല. നല്ല weight ആണല്ലേ? അതുപോലെയാണോ ഈ താറാവ്? ഈ താറാവ് അതുപോലെയാണോ, അല്ല കാരണം നോക്കിക്കേ കുറച്ചും കൂടെ ഗുണ്ടും അല്ലാല്ലേ. അതിന് വണ്ണം കുറവാണ്. നമ്മുടെ കാട്ടുതാറാവിന്. പിന്നെ എന്താണ് വലിയ ചിറകൊക്കെയുണ്ടല്ലേ. കണ്ടോ? വലിയ ചിറകല്ലേ നമ്മുടെ കാട്ടുതാറാവിന്. അപ്പോ അതിന് പറക്കാന്‍വേണ്ടിട്ട് അതിനനുയോജ്യമായിട്ടുള്ള body യാണ്. പിന്നെ അത് മാത്രമല്ല അത് പറക്കുമ്പോ അത് കാലൊക്കെ ഉള്ളിലേക്കിങ്ങനെ മടക്കിപ്പിടിച്ചിരിക്കും, അപ്പോ അതിന് easy യായിട്ട് പറക്കാന്‍ പറ്റും. അപ്പോ നമ്മുടെ കാട്ടുതാറാവിന് പറക്കാന്‍ പറ്റുന്ന ആഹ് ഒരു സാഹചര്യത്തില്‍ പറക്കാന്‍ ഇഷ്ടം ഉള്ളപോലെയാണ്, എന്ത്, അതിന് പറക്കാന്‍ പറ്റുന്ന, അതിന് അനുയോജ്യമായിട്ടുള്ള ശരീരാണ് നമ്മുടെ കാട്ടുതാറാവിനുള്ളത്. Okay അടുത്തത് നോക്കിക്കേ, അടുത്തതേതാണ്? Okay അടുത്തത് നമ്മുടെ pelican ആണ്. ഇതിന്‍റെ പേരെന്താന്നറിയോ, വര്‍ണ്ണകൊക്കെന്നാണ്. നമ്മുടെ pelican ഏതാണ്? വര്‍ണ്ണകൊക്കാണ്. ഇതിനെ ആരേലും കണ്ടിട്ടുണ്ടോ? Pelican എ ആരേലും കണ്ടിട്ടുണ്ടോ? ആഹ് ഈ Pelican ന്‍റെ പ്രത്യേകത എന്താന്നറിയോ? അത് നമ്മളീ കഴിഞ്ഞ class ല്‍ പഠിച്ചില്ലേ migratory birds ഇനെ പറ്റി പഠിച്ചില്ലേ? നമ്മുടെ മഞ്ഞക്കിളിയുടെ കഥയൊക്കെ നമ്മള്‍ പറഞ്ഞില്ലേ? ആഹ് അതുപോലെ migratory bird ആണ് നമ്മുടെ Pelican. നമ്മുടെ Pelican ഉം എടക്കിടക്കൊക്കെയേ വരുള്ളു. നീണ്ട കൊക്കാ. വലിയ കൊക്കാ അതിനുള്ളത്. അതായത് നമ്മുടെ ആഹ് വെള്ളത്തിലൊക്കെയുള്ള മീനെയൊക്കെ പിടിച്ചു തിന്നുന്ന ആളാണ് നമ്മുടെ ഈ Pelican അപ്പോ, അങ്ങിനെ മീനെ പിടിക്കാന്‍ വേണ്ടിട്ട് വലിയ കൊക്കാണ് എന്തിനുള്ളത്? ആഹ് നമ്മുടെ Pelican നുള്ളത്. അടുത്തതേതാന്ന് നോക്കിക്കേ? നമ്മുടെ Bronze winged jacana. എന്ന് പറഞ്ഞാല്‍ എന്താന്നറിയോ? താമര പക്ഷീന്നു പറയും. ഇതെന്താണ് താമര പക്ഷി? Okay ഈ താമര പക്ഷിയുടെ കൈകള് കണ്ടോ, താമര പക്ഷിയുടെ വെരല് കണ്ടോ, ഇങ്ങനെയാ ഇരിക്യാ. കണ്ടോ ഇങ്ങനെ ഇങ്ങനെയായിരിക്യാ, നല്ല നീളത്തില്‍ വലിയ വിരലുകളാ, എന്തിനാ ഈ വെരലെന്നറിയോ?

കാണാന്‍ പറ്റുന്നുണ്ടോ? Stuck ആയിപ്പോയോ? miss ഇപ്പോ ശരിയാക്കാവേ. Okay കാണാവോ? Miss ഇനെ കാണാവോ? കാണുന്നുണ്ടോ? ആഹ് okay, okay ആഹ് അപ്പോ നമ്മുടെ താമരപക്ഷിക്കെന്താ പ്രത്യേകത? താമരപക്ഷിക്ക് വലിയ വിരലുകളുണ്ടെല്ലേ? ആഹ് വലിയ വിരലുകള്‍ ഉള്ളതുകൊണ്ടാണ് അതിനിങ്ങനെ താമരയിലയുടെ മോളില്‍ കൂടെ നടക്കാന്‍ പറ്റുക. താമരയിലയുടെ മോളില്‍കൂടെ നടന്നിട്ടാണ് അതോരോരോ ചെറിയ ജീവികളെയും പിടിച്ചു തിന്നുന്നത്. Okay ആണോ? അടുത്തത് ആളാരാണ്? അടുത്തത് ആരാണ്? നമ്മുടെ Parrot ആണല്ലേ. നമ്മുട Parrot ഇന് എന്താണ് പറയാ? Parrot ഇന് എന്താ പറയാ? Parrot ഇന് എന്താ മലയാളത്തിൽ പറയാ ആഹ് തത്തമ്മയാണല്ലേ. നമ്മുടെ തത്തയാണ് ഈ Parrot.

പക്ഷെ Parrot ഇന്‍റെ കൈ എങ്ങനാണെന്ന് അറിയോ, കൊറച്ച് വിരല് front ലേക്കു, കൊറച്ച് വിരല് ഇങ്ങനെ back ഇലേക്കും. ഇതൊരു കമ്പാണെങ്കില് കൊറച്ച് വിരല് ഇങ്ങനെ front ഇലേക്കും ഇരിക്കും. കൊറച്ച് വിരല് ഇങ്ങനെ back ഇലേക്കും ഇരിക്കും. എന്തിനാ Parrot ഇന് അങ്ങനത്തെ കൈ എന്നറിയോ? അതായത് അതിന് കമ്പി അതിന് ഈ ചെറിയ ചെറിയ ചെറിയ ചില്ലകളിലൊക്കെ പിടിച്ചിരിക്കണ്ടേ. അങ്ങനെ പിടിച്ച് തൂങ്ങി കിടക്കാൻ വേണ്ടീട്ടും, അങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ അവര് പോവാതിരിക്കാൻ വേണ്ടീട്ടും, താഴെ ഊർന്ന് പോവാതിരിക്കാൻ വേണ്ടീട്ടും

ഓരോ ജീവിക്കും ആഹ് curved beak ആണെന്നൊക്കെ പറയുന്നുണ്ട്. Okay തത്ത ശരിയാണ് തത്തയാണുട്ടോ.

അപ്പൊ ഈ front ഇലേക്കും, back ലേക്കും വിരലുകളുള്ളതുകൊണ്ട് എന്തുപറ്റും? ആഹ് അത് അതിന് ചില്ലയില് ഒകെ പിടിച്ച് തൂങ്ങി കിടക്കാനൊക്കെ പറ്റും.

എല്ലാ birds ഉം ഒരുപോലെ അല്ലല്ലോ. നമ്മുടെ Parrot ഇനെപ്പോലെ ആണോ നമ്മുടെ Humming bird ഇരിക്കുന്നെ? അല്ലാലെ, അവര് കഴിക്കുന്ന ഭക്ഷണമൊക്കെ അനുസരിച്ച് ഓരോന്നും ഓരോ പോലെ ഇരിക്കും. Okay ആണോ? അടുത്തത് നോക്കിക്കേ, അങ്ങനെയാണെങ്കില് എന്തായിരിക്കും നമ്മുടെ പക്ഷികളുടെ പ്രത്യേകത എന്തൊക്കെയായിരിക്കും? എന്തൊക്കെയായിരിക്കും പക്ഷികളുടെ പ്രത്യേകത? they have stream lined body. അവർക്ക് എങ്ങനെയാണ് നല്ല ഒതുങ്ങിയ അതായത് അവർക്ക് പറക്കാൻ അനുയോജ്യമായിട്ടുള്ള stream lined ആയിട്ടുള്ള body ആണ്. okay streamed lined ആണേ. Okay, stream lined ആയിട്ടുള്ള body ആണ് ആർക്കുള്ളത്? ആർക്കുള്ളത്? നമ്മുടെ പക്ഷികൾക്കുള്ളത് അല്ലെ. പിന്നെ കണ്ടോ light weight ആയിട്ടുള്ള bones ആണ് light weight ആയിട്ടുള്ള bones ആണ്. ആന്‍റണി, ആന്‍റണി കുട്ടാ, hello ആന്‍റണി Okay, light weight ആയിട്ടുള്ള bones ആണ് നമ്മുടെ പക്ഷികൾക്കുള്ളത്. ഒത്തിരി weight ഉള്ള bones ആണെങ്കിലും, ഒത്തിരി ഭാരമുണ്ടെങ്കിലും നമ്മളെപ്പോലത്തെ bones ആണെങ്കില് പക്ഷികൾക്ക് പറക്കാൻ പറ്റോ? ഇല്ല ഇല്ലാലെ, പക്ഷികൾക്ക് പറക്കണോങ്കില് അപ്പൊ എന്തുവേണം? light weight ആയിട്ടുള്ള bones വേണം. കണ്ടോ? they have toes with the sharp claws അതായത് അവരുടെ കൈകളൊക്കെ എങ്ങിനെയാണറിയോ sharp ആയിട്ടുള്ള claws ആയിരിക്കും. നമ്മള്‍ പരുന്തിനെയൊക്കെ കണ്ടിട്ടില്ലേ പരുന്തിന്‍റെയൊക്കെ കൈയ്യില്‍ എങ്ങിനെയാ നല്ല കൂര്‍ത്ത് മൂര്‍ത്ത നഖങ്ങളാണ് ഒള്ളെ അല്ലേ? അപ്പോ അതുപോലെ പക്ഷികള്‍ക്കെന്തുണ്ട്? Sharp ആയിട്ടുള്ള claws ഒണ്ട് അല്ലേ? പിന്നെന്തുണ്ട്? അവര്‍ക്ക് wings ഉണ്ട്. അവര്‍ക്ക് wings ഉള്ളതുകൊണ്ടല്ലേ അവര്‍ക്ക് പറക്കാന്‍ പറ്റുകാ. അപ്പോ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രത്യേകതകളാണ്. ഇതാ നോക്കിക്കേ they have streamlined body അല്ലേ, അവര്‍ക്ക് stream line ആയിട്ടുള്ള body ഉണ്ട്. Lightweight ആയിട്ടുള്ള bones ആണ്. ഭാരം ഇല്ലാത്ത bones ആണ്. പിന്നെ എന്തുണ്ട്? അവര്‍ക്ക് ആഹ് sharp ആയിട്ടുള്ള claws ഉണ്ട്, പിന്നെന്തുണ്ട്? അവര്‍ക്ക് wings ഉണ്ട്. Okay ആണോ? മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? മനസ്സിലായെങ്കി പിന്നെ എന്താ തരുകാ. Heart തരണം. അപ്പൊ Okay ആണോ? ആഹ് യാസിത്ത് new student ആണോ hello യാസിത്ത് hello കണ്ടോ? അപ്പോ നമ്മുടെ പരുന്തിനെ നോക്കിക്കേ, പരുന്തിന്‍റെ ചുണ്ട് കണ്ടോ, അവര്ടെ beaks കണ്ടോ, നല്ല കൂര്‍ത്ത ചുണ്ടാണല്ലേ, കണ്ടോ ഇങ്ങനെ കൂര്‍ത്ത ചുണ്ടാണ്. പിന്നതിന്‍റെ കാലുകണ്ടോ, അതിന്‍റെ claws കണ്ടോ, ഇതില് മൊത്തം നഖങ്ങളാണല്ലേ? അതായത് നമ്മുടെ പരുന്ത് എന്താ ചെയ്യാന്നറിയോ? നമ്മുടെ പരുന്തിങ്ങനെ അകത്തൂടിങ്ങനെ നോക്കിനടക്കും. അങ്ങിനെ നോക്കി നടന്നിട്ട് താഴെ വല്ല കോഴികുഞ്ഞുങ്ങളോ, വല്ല എലിയോ എന്തെങ്കിലും ഉണ്ടെങ്കില്‍ എന്തു ചെയ്യും? ഓടി വന്ന്, പറന്ന് വന്ന് അതിനെ റാഞ്ചി എടുത്തോണ്ട് പോവും, അങ്ങനെ റാഞ്ചി എടുതോണ്ട് പൊണെങ്കില്‍ എന്തുവേണം sharp ആയിട്ടുള്ള claws വേണമല്ലേ? അല്ലാണ്ടിപ്പം നമ്മുടെ തത്തയ്ക്കു വന്നിട്ടിപ്പം നമ്മുടെ കോഴികുഞ്ഞിനെ ഇങ്ങനെ അഹ് പോക്കിയെടുതോണ്ട് പോകാന്‍ പറ്റുവോ? ഇല്ല. അപ്പോ നമ്മുടെ പരുന്താണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോ അവര്‍ക്കെന്തുണ്ട്? sharp ആയിട്ടുള്ള claws ഉണ്ടല്ലേ? ആഹ് അനീന കുട്ടി hello അനീന കുട്ടി

ദാ നോക്കിക്കേ, പരുന്തിങ്ങനെ കോഴികുഞ്ഞുങ്ങളെ പിടിക്കാന്‍ വരുമ്പോ നമ്മുടെ കോഴിയമ്മ എന്തുചെയ്യും? കുഞ്ഞുങ്ങളെയെല്ലാം കൂടിങ്ങനെ ചിറകിന്‍റടിയിലെക്കിങ്ങനെ ഒതുക്കി, പരുന്ത് കാണല്ലേ, പരുന്ത് കാണല്ലേ എന്നുപറഞ്ഞിങ്ങനെ ചെറകിന്‍റടിയിലിങ്ങനെ ഒതുക്കി വയ്ക്കും അല്ലേ? അപ്പോ ഇങ്ങനെ ഒതുക്കി വച്ചാലും നമ്മുടെ കോഴികുഞ്ഞുങ്ങളെ ആര് പൊക്കികൊണ്ട് പോകും? നമ്മുടെ പരുന്ത് പൊക്കിക്കൊണ്ട് പോകും. കാരണം എന്താ? ആഹ് അവര്‍ക്കിങ്ങനെ പോക്കിക്കൊണ്ട് പോകാന്‍പറ്റിയ sharp ആയിട്ടുള്ള claws ആണുള്ളത്. okay അങ്ങിനെയാണെങ്കില് ഈ match the following ചേരുംപടി ചേര്‍ക്കാനാണ്. ഇതിന് missnumber ഇട്ടുതരാം. ഇത് one first one ഏതാണ്? ഇത് ഏത് ജീവിയാ മക്കളെ, ഇതാരാണ്? ഒന്നു പറഞ്ഞേ, ഇതാരാണ്? first കാണിച്ചിരിക്കുന്ന picture ആരുടെയാണ്? ആഹ് നമ്മുടെ ദര്‍ശനകുട്ടി പറഞ്ഞു Duck ആണല്ലെ, ഇത് Duck ആണ്. Duck ഇന് ഈ duck ഇന്‍റെ കുറച്ച് കാല് കണ്ടിട്ടില്ലേ, first കാല് ഏതാണ്? നല്ല sharp ആയിട്ടുള്ള claws ആണ്. Duck ഇന് sharp claws ആണോ? ആണോ? അല്ല അല്ലേ, പിന്നെ അടുത്താതെന്താണ്? നല്ല നീളമുള്ള കാല് Duck ഇന് അതാണോ? അല്ല. പിന്നെ ഏതാണ്? ആഹ് കുറേ പേര് answer പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സുഹറ കുട്ടി പറഞ്ഞിട്ടുണ്ട്, ആഹ് അതുലൂട്ടന്‍ പറഞ്ഞിട്ടുണ്ട്, രജിത

നമ്മുടെ പോലത്തെ വിരലുകളാണോ? അല്ല Duck ഇന് എന്തു ചെയ്യണം? Duck ഇന് നീന്തണ്ടേ? വെള്ളത്തില്‍ തൊഴയണ്ടേ? അങ്ങനെ തൊഴഞ്ഞു തൊഴഞ്ഞു പോണമെങ്കില്‍ നമ്മുടെ പോലത്തെ വിരലുകള്‍ ആണെങ്കില്‍ തൊഴയാന്‍ പറ്റോ? ഇല്ല അല്ലേ, അപ്പോ ഇതിന്‍റിടയില് വിരലുകള്‍ തമ്മില്‍ എന്തുണ്ട്? ഒരു പാടകൊണ്ട് ഇങ്ങനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാലാനതിന് easy ആയിട്ട് തൊഴഞ്ഞു പോകാന്‍ പറ്റുക. അപ്പോ Duck ഇന്‍റെ കാല് കണ്ടോ? അടുത്തത് നോക്കിക്കേ, ഇതാരാണ്? second one ആരാണ്? ഇതേത് ജീവിയാ മക്കളെ? ഇതേത് ജീവിയാ? ആര്‍ക്ക് പറയാം ഇതേത് ജീവിയാണ്? okay നമ്മുടെ പ്രജോദ് കുട്ടന്‍റെ okay പ്രജോദ് പറഞ്ഞിട്ടുണ്ട്. സാന്ദ്രകുട്ടി പറഞ്ഞിട്ടുണ്ട്. അഖില്‍ പറഞ്ഞിട്ടുണ്ട് okay കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുട Eagle ആണല്ലേ? very good ഇത് നമ്മുടെ Eagle ആണ് ഇത് നമ്മുടെ പരുന്ത് ആണ്. പരുന്തിന്‍റെ കാല് എങ്ങനെയായിരിക്കും? ഇതിൽ ഏതാണ് പരുന്ത് പരുന്തിന്‍റെ കാലു എങ്ങനെ ആണ് ആഹ് നമ്മുടെ രജിത കുട്ടി റീന്‍സ് എന്ന് പറയുന്ന ഒരു account ആണ് മുനീറ കുട്ടി എല്ലാരും പറഞ്ഞിട്ടുണ്ട് one ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല sharp ആയിട്ടുള്ള claws ആണ് നല്ല കൂർത്ത കൂർത്ത നഖങ്ങൾ ആണല്ലോ? അപ്പോ നമ്മടെ Eagle ഇന്‍റെ ഏതാണ് നമ്മുട Duck ഇന്‍റെത് okay, duck ഇന്‍റെ ഇതാണ്. Eagle ന്‍റെ ഇതാണ് അപ്പോ അടുത്തത് ഏതാണ് ഇതേത് ജീവിയാണ് last ഉള്ള ജീവി ഏതാണ്? ഏതാ ഇങ്ങനെ നിൽക്കുന്ന ജീവി ഏതാ ആ നമ്മുടെ Crane നമ്മുടെ കൊക്ക് ആണല്ലേ okayCrane ആണ് ഇതിന്‍റെ ഇതിന്‍റെ എങ്ങനെ ആയിരിക്കും? ആഹ് number two ആണല്ലേ നല്ല നീണ്ട കാലാണ് അല്ലെ കൊക്ക് ഇങ്ങനെ വെള്ളത്തിലൊക്കെ നടന്നിട്ട് ചെറിയ ചെറിയ മീനുകളെയൊക്കെ പിടിച്ച തിന്നാൻ വേണ്ടീട്ട കൊക്കിന് നല്ല നീണ്ട കാലാണ് അല്ലേ? അപ്പൊ മക്കള് correct ആയിട്ട് answer പറഞ്ഞ് എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളും ആണ്. correct ആയിട്ട് answer പറയുന്നുണ്ട്. okay അങ്ങനെ ആണെങ്കിൽ മക്കളെ നമ്മളെ കുറെ birds നമ്മളെ കുറെ സ്ഥലത്തു help ചെയ്യുന്നുണ്ട്. എങ്ങനെ ഒക്കെയാണ് ഓരോ birds ഉം നമ്മളെ help ചെയ്യുന്നത്? Birds എന്തൊക്കെ help ആണ് നമ്മക്കും പ്രകൃതിക്കും ഒക്കെ കൊടുക്കുന്നത്? എങ്ങനെയാണ്? ഇത് ഏതു ജീവിയാ? ഒരു ജീവിയുടെ picture miss ഇവിടെ വെച്ചിട്ടില്ലേ, ഇതേത് ജീവിയാ? ആ ദര്‍ശനകുട്ടി ഇതാ പിന്നെയും പിന്നെയും പറയുന്നു എന്താണിത്? Owl ആണ് നമ്മുടെ മൂങ്ങ ആണ് അല്ലേ? ഈ Owl ഇന്‍റെ വായിൽ ഇരിക്കുന്നതെന്താ? ഇതൊരു എലിനെ പിടിച്ചിരിക്കുന്നെ ആണ് അല്ലേ? അപ്പൊ ഈ എലികളെ ഒക്കെ എലികള്‍ ഒത്തിരി കൂട്ടം കൂടിയാൽ എന്ത് സംഭവിക്കും? ഒത്തിരി എലികൾ ആയാൽ എന്ത് പറ്റും? ആ നമുക്ക് എലിപനി, കുറെ അസുഖങ്ങൾ ഒക്കെ വരില്ലേ? അപ്പോ എലികൾ കൂട്ടം കൂടിയാൽ നമുക്ക് ദോഷം ആണ്.

അപ്പൊ നോക്കിക്കേ. നമ്മളെ help ചെയ്യുന്നുണ്ട് നമ്മളെ owl ഉം, eagle ഉം ഒക്കെ നമ്മളെ help ചെയ്യുന്നുണ്ട് അല്ലേ? Okay ആണോ? അടുത്ത നോക്കിക്കേ. അടുത്ത് ആരാണ്? ആ നമ്മുടെ തത്തമ്മ ആണ് അല്ലേ? നമ്മുടെ തത്തമ്മ വന്നിട്ട് എന്താണ് ഒരു മാമ്പഴം ഇങ്ങനെ കഴിക്കയാണ്. നമ്മുടെ തത്തമ്മ എന്തൊക്കെയാ fruits ഒക്കെയാ കഴിക്കുക അല്ലേ? തത്തമ്മ പോയി ആ ചെടീല് മാവില് ചെന്നിട്ട് മാമ്പഴം ഒക്കെ പറിച്ച് കഴിക്കും. അല്ലേ? പേരക്ക ഒക്കെ കഴിക്കും എന്നിട്ട് അത് എവിടെയാണോ കഴിക്കുന്നത് അവിടെ അത് ഇട്ടിട്ട് പോവും അല്ലേ? അപ്പൊ ഈ തത്തമ്മ എന്തിനു സഹായിക്കുന്നു ആഹ് seed കൊണ്ട് വേറെ സ്ഥലത്ത് ഇടുന്നില്ലേ?

അതായത് വിത്ത് വിതരണത്തിന് നമ്മുടെ birds സഹായിക്കുന്നു. കണ്ടോ എന്തൊക്കെ ഗുണങ്ങൾ ആണല്ലേ? നമ്മള് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതുവരെ birds നമ്മളെ ഇങ്ങനെ ഒക്കെ സഹായിക്കുന്നുണ്ടെന്ന് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ മനസ്സിലായില്ലേ birds ഉം നമ്മളെ സഹായിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ. അടുത്തെ നോക്കിക്കോ ആഹ് അടുത്തതാരാണ്? നമ്മുടെ

ഈ കാക്കമ്മയുടെ വായിൽ ഇരിക്കുന്നനെ എന്താ? എന്തോ ഒര് സാധനം കാക്കമ്മ വായിൽ ആക്കി വെച്ചിട്ടുണ്ടല്ലോ എന്താ ഇത്? എന്താ ഇത് മക്കളെ? ആഹ് കാക്കമ്മ എന്ത് ചെയ്യും എന്ന് അറിയോ? ഈ worms ഉം, ഈ പുഴുക്കളും, നമ്മുടെ pest അങ്ങനെ ഉള്ള സാധനത്തിനെ എന്ത് ചെയ്യും? കഴിക്കും അല്ലേ. അങ്ങനെ കാക്കമ്മ ഇത് കഴിച്ചിട്ട് എന്ത് ചെയ്യും? pestpest പെരുകുന്ന അല്ലെങ്കിൽ ഈ പുഴുക്കളെ പോലുള്ള സാധനങ്ങളെ അല്ലെങ്കിൽ കൃഷി നശിപ്പിക്കുന്ന പുഴുക്കളെ ഒക്കെ എന്ത് ചെയ്യും? ഈ കാക്കമ്മ കഴിക്കും. മാത്രല്ല waste ആയിട്ടുള്ള സാധനങ്ങൾ ഇല്ലേ? ആ waste ആയിട്ടുള്ള സാധനങ്ങൾ class ൽ കേറാൻ late ആയി പോയോ? അത് കൊഴപ്പയില്ല കൊഴപ്പയില്ല ഇനി correct സമയത്ത് class നു വരണം കേട്ടോ. Okay അപ്പൊ നോക്കിക്കേ Crow എന്ത് ചെയ്യും? ആഹ് ഇതുപോലുള്ള worms ഇനെയും, പിന്നെ waste ആയിട്ടുള്ള സാധനങ്ങളെയും ഒക്കെ കഴിക്കും. അല്ലേ? അപ്പോ pollution തടയുന്നു pest ഇനെ ഇല്ലാതാക്കുന്നു അപ്പൊ നമ്മുടെ ചിലർക്ക് കാക്കേനെ ഇഷ്ട്ടമല്ല അല്ലേ? പക്ഷെ കാക്കകൾ നമുക്ക് കുറേ ഉപകാരം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി കാക്കേനെ ഇഷ്ട്ടപ്പെടാതിരിക്കുകയോന്നും ചെയ്യരുത്. കാക്കേനെ ഇഷ്ടപ്പെടണം കേട്ടോ. കാക്കയും നമുക്ക് ആവശ്യം ഉള്ള പക്ഷിയാ. അല്ലാതെ ഭംഗിയുള്ള പക്ഷികൾ മാത്രാണോ നമുക്ക് ആവശ്യം?

Okay അപ്പൊ എന്ത് ചെയ്യുന്നു prevents pestspest ഇനെ ഒക്കെ prevent ചെയ്യുന്നു. അപ്പൊ നോക്കിക്കേ? എന്തൊക്കെ ഉപകാരങ്ങൾ ആണ് അല്ലേ ചെയ്യുക എന്തൊക്കെ ഉപകാരങ്ങൾ ആണ്?

ഇല്ല അല്ലേ. പക്ഷികളുടെ എണ്ണം കുറഞ്ഞ് കുറഞ്ഞ് വരുകയല്ലേ? എന്ത് കൊണ്ടാ ഇങ്ങനെ പക്ഷികളുടെ എണ്ണം കുറഞ്ഞ് കുറഞ്ഞ് വരുന്നേ? എന്ത് കൊണ്ടാ പക്ഷികളുടെ ആഹ് നമ്മുടെ സ്മിതകുട്ടി പറഞ്ഞിട്ടുണ്ട് ആഹ് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുവോ? okay okay കാക്കേനെ ഇഷ്ട്ടാണ് അല്ലേ കുറേ പേർക്ക് കാക്കേനെ ഇഷ്ട്ടാണ്. നല്ല കാര്യം. okay അപ്പൊ എന്താണ് ആഹ് നമ്മുടെ പഴേ പോലെ അല്ല അല്ലേ നമ്മുടെ birds ഇന്‍റെ എണ്ണം ഒക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരുവാ. എന്ത് കൊണ്ടാണ് അപ്പോ birds ന്‍റെ എണ്ണം ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നേ? അതായത് birds ഇരിക്കുന്ന മരങ്ങൾ ഒക്കെ നമ്മൾ വെട്ടി കളയുക അല്ലേ birds ന്‍റെ nest ഒക്കെ ഉള്ള മരങ്ങൾ വെട്ടി കളഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്‍റെ കൂടും വീടും കൂടും മൊത്തം ഒക്കെ ഇല്ലാണ്ടാവും അല്ലേ? അങ്ങനെ ആ birds ഇന്‍റെ ഒക്കെ പരമ്പര നശിച്ച് പോവും അല്ലേ. പിന്നെ നമ്മൾ മരങ്ങൾ ഒക്കെ വെട്ടി കളയും അല്ലേ. അങ്ങനെ നമ്മൾ മരങ്ങൾ ഒക്കെ വെട്ടി കളഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ birds നെ ഒന്നും ജീവിക്കാൻ ഭക്ഷണം കഴിക്കാനും ജീവിക്കാനും ഒന്നും എന്തില്ല? ഒരു സാധനം ഇല്ലാതാവും. അല്ലേ? പിന്നെ നമ്മള് ഈ കുന്നും മലയും ഒക്കെ ഇടിച്ച് നിരത്തുമ്പോ എന്ത് പറ്റും? എന്ത് പറ്റും? ആഹ് ഈ പക്ഷികൾ മരിച്ച് പോവും അല്ലേ. അപ്പൊ നമ്മള് ഈ birds ഇന്‍റെ എണ്ണം കുറയാൻ ഒരു കാരണം എന്താണ്? നമ്മള് deforestation അല്ലെങ്കിൽ നമ്മള് മരം ഒക്കെ വെട്ടി നശിപ്പിക്കുന്നു. നമ്മള് കുന്നുകൾ ഒക്കെ ഇടിച്ച് നിരത്തുന്നു. ഇങ്ങനെ ഒക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പക്ഷികളുടെ എണ്ണം കുറഞ്ഞ് പോവും.

നമ്മള് ഈ പാഠം ഒക്കെ പഠിക്കുന്നവർ അല്ലേ? അപ്പൊ നമ്മൾ വേണം ഇനി പക്ഷികളെ ഒക്കെ ആരെങ്കിലും ഉപദ്രവിക്കുന്നെ കണ്ടാൽ മുട്ട ഒക്കെ എടുക്കുന്നെ കണ്ടാൽ എന്ത് പറയണം? ചെയ്യരുതെന്ന് പറയണം. okay ആണോ? ready ആണോ? okay. അടുത്ത നോക്കിക്കേ. നിങ്ങൾക്ക് പക്ഷികളെ നിരീക്ഷിക്കാൻ ഇഷ്ടമാണോ? missfirstclass ഇൽ പറഞ്ഞില്ലേ പക്ഷികളെ ആദ്യം ഇങ്ങനെ ചെന്നിട്ട്